പ്രത്യേകിച്ചെന്താ നല്ല മഴയുണ്ട്. സുഖം. നല്ല മഴയുണ്ടല്ലേ? അപ്പോ ഞാൻ ചോയിക്കട്ടെ താങ്കളിപ്പോ പഠിക്കുവാണോ അതോ ജോലി ചെയ്യാണോ?

ബിരുദ വിദ്യാർത്ഥിയാണ്. ആഹ് താങ്കൾക്ക് ഏഹ് എന്ത് തരം തൊഴിലിനോട് ആണേറ്റവും കൂടുതലിഷ്ടം? അതായത് പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് തൊഴിലിന് ഏർപ്പെടാനാണ് കൂടുതൽ താല്പര്യം? എനിക്ക് സർക്കാർ ജോലിയോടാണ് കൂടുതൽ താൽപര്യം. സർക്കാ ഏഹ് സർക്കാർ ജോലിയോടാണല്ലേ താൽപര്യം. ആഹ് എന്തുകൊണ്ടാണ് അങ്ങനൊരു താൽപര്യത്തിലേക്കെത്തിപ്പെട്ടത്? ഏഹ് സർക്കാർ ജോലിയെന്ന് പറയുമ്പ നമുക്കൊരു സ്ഥിര വരുമാനമാണ്. പിന്നെ അവര് നമുക്കൊരുപാട് ആനുകൂല്യങ്ങള് തരുന്നൊണ്ട്. പിന്നെ നമ്മളിപ്പം ജോലിയിൽ നിന്ന് വിരമിച്ചാൽ തന്നെയും വീണ്ടും നമുക്കവർ ആനുകൂല്യങ്ങൾ തന്നുകൊണ്ടിരിക്കാണ്, പെൻഷൻ പോലൊള്ള. അതുകൊണ്ട് കൂടുതൽ സർക്കാർ ജോലിയോടാണ് താൽപര്യം. അതേല്ലേ? ആഹ് ഇപ്പൊ പെൻഷന്റെ കാര്യവാണ് പറയുന്നേങ്കി നമ്മളിപ്പോ സർക്കാരുദ്യോഗസ്ഥനല്ലാതെ വേറെ ഏതെങ്കിലുവൊരു വിഭാഗത്തിൽ കേറിയിട്ട് നമ്മടെ ശമ്പളത്തീന്ന് കൊറച്ച് കൊറച്ച് ആഹ് ആഹ് മാറ്റിവെച്ചാ തന്നെ നമ്മൾക്ക് പെൻഷൻ പോലെ നമ്മൾടെ ഒരു പ്രായം എത്തുമ്പോൾ എടുക്കാല്ലോ? എത്ര മാറ്റിവെച്ചാലും മനുഷ്യരല്ലേ എപ്പഴായാലും ഉപയോഗിക്കേണ്ടി വരുവല്ലോ? എല്ലാം ഒരുപോലായിരിക്കത്തില്ലല്ലോ? സർക്കാരാകുമ്പോ അവരായിട്ട് തന്നെ മാറ്റിവെയ്ക്കുന്നയാവുമ്പം അവര് നമ്മക്ക് തരും. അല്ലാതെ നമ്മള് മാറ്റിവെച്ചാലെന്നും അത് നമ്മടെ കൈയ്യിൽ കാണുവെന്ന് നിർബന്ധോന്നും ഇല്ല.

അതേല്ലേ. താങ്കള് ഏഹ് എത്രനാള് മുൻപാണ് സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തിപ്പെടണമെന്നൊള്ളൊരാഗ്രഹം തുടങ്ങ് തോന്നിത്തുടങ്ങിയത്? ഉം സർക്കാരുദ്യോഗം നല്ലതാണെന്നല്ലേ എല്ലാരും പറയുന്നെ? പിന്നെ നമ്മടെ ഈ കൊറോണ സമയത്താണെങ്കിൽ പോലും ബാക്കിയൊള്ള ഏഹ് സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം പിരിച്ച് വിട്ടപ്പഴും സർക്കാരുദ്യോഗസ്ഥരെ ആരും പിരിച്ച് വിടാനോ അവർടെ ശമ്പളത്തില് കൊറയ്ക്കാനോ ഒന്നും ആരും നിന്നിട്ടില്ലല്ലോ?

അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരുദ്യോഗാണ് കൂടുതൽ നല്ലത്. അതേല്ലേ. താങ്കൾക്കിപ്പോ സർക്കാരുദ്യോഗത്തിലോട്ട് എത്തിപ്പെടണോന്നൊള്ളൊര് ആഗ്രഹോണ്ട്. താങ്കളതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറ്? അതായതിപ്പോ ആഹ് പ ഞാനെന്റെ പഠിത്തത്തോടൊപ്പം തന്നെ സർക്കാരുദ്യോഗത്തിന്റെ പിഎസ്‌സി എക്സാംസ് എഴുതാൻ വേ അൽ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നൊണ്ട്.

ഈ പരീക്ഷകളിലെത്തിപ്പെടാൻ വേണ്ടീട്ടൊള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അതായത് താങ്കളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇതിനെപ്പറ്റീട്ടൊള്ള ആഹ് കാര്യങ്ങൾ പറഞ്ഞ് തരാറൊണ്ട്. പിന്നെ കൊറേ പത്രം വായിക്കും. പത്രത്തിനാത്തൊക്കെയൊണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊരുപാട് പുസ്തകങ്ങൾ നമ്മക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. സോ അതൊക്കെ വായിച്ച് പഠിക്കുന്നൊണ്ട്.

താങ്കൾക്ക് തൊഴിലിന് വേണ്ടി കൊറേയൊക്കെ അവര് നിങ്ങ ആഹ് പഠിപ്പിക്കുന്നുണ്ടോ? അവര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുക്ക് പ്രത്യേകം അതിന് വേണ്ടിയൊള്ള സഹായങ്ങൾ അവർ ചെയ്ത് തരുന്നൊണ്ട്. തൊഴിൽ എന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് ഇപ്പഴത്തെ വിദ്യാഭ്യാസ രീതി പൊക്കോണ്ടിരിക്കുന്നത്.

ആഹ് എനിക്കിപ്പോ ചോദിക്കാനൊള്ളത് താങ്കളുടെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ സമത്വമായിട്ട് ഒരു ജോലി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ളത് അത്യാവശ്യമാണോ? അതോ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതായി മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ ഒരു തൊഴിൽ എന്നുള്ള ഒര് കാര്യം? ഇല്ല അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അത്യാവശ്യമായിട്ടൊള്ള കാര്യാണ്. അവടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നൊള്ള വേർതിരിവിന്റെ ആവശ്യോന്നുവില്ല. ആവശ്യമില്ല. ഏഹ് ഒരു പെൺകുട്ടിയായിരിക്കെ അവൾക്ക് ഏഹ് ഒരു തൊഴിൽ നിർബന്ധമാണ് എന്നൊള്ള ഇതിനെപ്പറ്റി താങ്കൾക്കെന്താണ് പറയാനൊള്ളത്? സ്വന്തം കാലിൽ നിക്കണെങ്കി സ്വന്തമായി തൊഴിൽ ചെയ്തേ പറ്റത്തൊള്ളു അതിനി പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും. അതേല്ലേ. ആഹ് ആഹ് താങ്കൾ ഇപ്പോ താങ്കൾക്കൊരവസരം ലഭിക്കുവാണ് ഒരാൾക്ക് തൊഴില് കൊടുക്കുക എന്നുള്ളതിന്. അപ്പോൾ താങ്കൾ എന്ത് തരം തൊഴിലിലേക്കായിരിക്കും ആഹ് അതായത് ഇപ്പോ താങ്കൾക്ക് ഓ ഒരാളെ ഏഹ് പറയ്കാണ് താങ്കൾ തൊഴില് കൊടുക്കാൻ ഒരൂ ആ കുട്ടിയെ പഠിപ്പിക്കാണ്. അപ്പോൾ താങ്കളെപ്പഴും സർക്കാരുദ്യോഗസ്ഥനത്തോട് തന്നെ ആയിരിക്കുവോ കൊടുക്കുന്നത് അതോ ഏഹ് വേറെ വിഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി ആ കുട്ടിക്ക് പറഞ്ഞ് കൊടുക്കുവോ? ഏത് വിഭാഗത്തിലായാലും നല്ലതാണ്. സർക്കാരുദ്യോഗം മാത്രം നോക്കണമെന്ന് ഞാനാരെയും പ്രേരിപ്പിക്കത്തില്ല.

പ്രേരിപ്പിക്കത്തില്ല അല്ലേ? അഹ് എല്ലാത്തൊഴിലിനും അതിന്റേതായ മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?

ഒണ്ട്. അഹ് എന്തുകൊണ്ടാണ് ഇപ്പൊ ചെലവരെ നമ്മള് തന്നെ കണ്ടട്ടൊണ്ട് കൊറേ ആൾക്കാര് ആഹ് ഓരോ ജോലിയും തരംതാഴ്ത്തി കൺ തരംതാഴ്ത്തിക്കാണുന്നത്. അപ്പൊ അങ്ങനൊള്ള ആൾക്കാരുടെ മനോഭാവത്തെപ്പറ്റി എന്താണ് പറയാനൊള്ളത്? അത് അവരവർടെ മനോഭാവമാണ്. ബട്ട് എല്ലാ തൊഴിലിനും ഒരേ മഹത്വം തന്നാണൊള്ളത്.